ഏർ നോക്കാം ഏർ ഇത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈലാണല്ലോ നമുക്ക് ഇങ്ങനൊരു വെള്ളപൊക്കം ഏർ ഉണ്ടായിത്തുടങ്ങിയത് പിന്നെയത് രണ്ടായിരത്തിപത്തൊൻപതിലും എല്ലാം തന്നെ പ്രളയം ഉണ്ടായി. രണ്ടായിരത്തി പതിനെട്ട് ഏർ ജൂലൈ ഓഗസ്റ്റിൽ ഏർ തെക്ക് പടിഞ്ഞാറൻ കാലവർഷ അളവിലാണല്ലോ നമുക്ക് ഇത് ഏർ വെള്ളപൊക്കം ഉണ്ടായത്. വെള്ളപ്പൊക്കം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 ഏർ ഉരുൾപൊട്ടൽ ഉണ്ടായി അണക്കെട്ടുകൾ ജലനിരപ്പ് ഏർ ഉയർന്നതോടെ അണക്കെട്ടുകളുടെ shutter ഉകൾ തുറന്ന് വിട്ടാണ് വെള്ളപൊക്കത്തിന്റെ ആഘാതം ഏർ വർധിക്കുവാൻ പ്രധാന കാരണം എന്നാണ് ആരോപണം ഉയർന്നത് എന്നാൽ കേന്ദ്ര ജല commission ന്റെ report വന്നതോടെ ആരോപണങ്ങൾ ശരിയെല്ലെന്ന് തെളിഞ്ഞു. കണക്ക് കൂട്ടൽ ഏർ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ dam കളിലേക്ക് ഒഴുകിയെത്തിയതിൽ ഒരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് തുറന്ന് വിട്ടത് ഏർ ഒരു ഭാഗം ജലം dam ൽ തന്നെ പിടിച്ച് നിർത്തുകയും അത്രത്തോളം പ്രളയത്തിന്റെ രൂക്ഷത കുറയ്ക്കാനും സഹായകരമായി എന്നാണ് കേന്ദ്ര ജല commission ന്റെ കണ്ടെത്തൽ ഏർ അന്തർ സംസ്ഥാന അണക്കെട്ടുകളുടെ ഏകോപനീയമില്ലായ്മ ഒട്ടനവധി മേഘ ഏർ വിസ്ഫോടനങ്ങൾ അന്തരീക്ഷത്തിലെ ന്യൂനമർദ്ദം പാടങ്ങൾ മണ്ണിട്ട് നികത്തുക എന്നിവയും ഈ പ്രളയത്തിന്റെ കാരണങ്ങളിൽ ചിലത് മാത്രമാണ്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 ഏർ കേരളത്തിലെ ജന സാന്ദ്രത ചതുരശ്ര kilometer നെ എണ്ണൂറ്റിഅൻപത്തിഒന്പത്‌ ഏർ പ്രദേശങ്ങളിലും സമുദ്ര നിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്നതിനോടൊപ്പം നാൽപത്തൊന്ന് നദികൾ

മഴവെള്ളത്തെ ഉൾക്കൊള്ളുവാൻ ഈ നദികൾക്കും ജല സംഭരണികൾക്കോ സാധിച്ചില്ല ഏർ ശാന്ത സമുദ്രത്തിൽ രൂപപ്പെട്ട ഏർ

ഏർ പിന്നെ ഏർ നമുക്ക് പറയാനുള്ളത് തന്നെ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഏർ സംഭവിച്ചത് ഏർ നമ്മുടെ കേരളക്കാർക്കും തന്നെയാണ്

എന്നാലും ഏർ നമ്മൾ ഒരു വിധത്തിൽ പിടിച്ച് നിന്നു തന്നെ വേണം നമുക്ക് പറയാനായിട്ട് നമുക്ക് അഹ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഏർ നമുക്ക് കുട്ടികൾക്കൊന്നും school കളിലും മറ്റും ഒന്നും പോകാൻ പറ്റാതെയായി ഏർ പല ബുദ്ധിമുട്ടുകളും നമ്മൾ ആ കാലത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഏർ മാത്രമല്ല നമ്മ ളെ കുട്ടികളെയും നമുക്ക് എല്ലാവരെയും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 ഏർ തന്നെയായിരുന്നു. വെള്ളപൊക്കം രൂക്ഷമായി തന്നെ ബാധിച്ചിരുന്നു road കളിലെല്ലാം വെള്ളം കയറി ഏർ വാഹനങ്ങൾക്കൊന്നും ഏർ പോവാൻ എവിടെയും നീ ഏർ പോവാൻ പറ്റാതെയും ഏർ road കളെല്ലാം ന നശിക്കുകയും road കളിൽ വെള്ളം കയറിയതിന്റെ ഫലമായി പല അപകടങ്ങളും ഏർ ഉണ്ടായിത്തന്നെ ഇരുന്നു വെളി ഏർ വെള്ളപൊക്കത്തിലൂടെ ഏർ കുറെ തന്നെ മൃഗങ്ങൾക്കും മനുഷ്യർക്ക് മാത്രമല്ല

എന്നാ ഞാൻ ഈ വിഷയ വെള്ളപ്പൊക്കത്തെപ്പറ്റി പ്രളയത്തെ പറ്റി ഞാന് നി നിർത്തുകയാണ്. വീണ്ടും അടുത്ത വിഷയവുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ് ഏർ അതുവരെയ്ക്കും കാത്തിരിക്കുക നന്ദി നമസ്കാരം

ഇനോമിയസ് അദ്ദേഹത്തിന് അതി സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു ഹിപ്പടാമിയ എന്നായിരുന്നു അവളുടെ പേര് ഹിപ്പടാമിയക്ക് വിവാഹപ്രായമായി അതിസമ്മർദ്ധനായ ഒരു പോരാളിയെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ഇനോമിയസിന്റെ തീരുമാനം ഇനോമിയസിന്റെ തീരുമാനം അതിനായി ഒരു തേരോട്ട മത്സരം നടത്താൻ അദ്ദേഹം തീർച്ചയാക്കി മത്സരത്തിൽ സിയൂസ് ദേവന്റെ ഭക്തനായ ഫെലോപ്സ് എന്ന യുവാവ് ആണ് ഒന്നാമനായത് തന്നെ വിജയിപ്പിച്ചത് സിയൂസ് ദേവൻ ആണെന്ന് പൊ ഫെപ്പോലസ് വിശ്വസിച്ചു അയാൾ പ്രിയ കാലത്ത് ഒളിമ്പിയ തായിവരയുടെ അധിതനായി ദേവ പ്രീതിക്കായി അയാൾ എല്ലാ വർഷവും തേരോട്ടം അട തേരോട്ടം അടക്കമുള്ള മത്സരങ്ങൾ നടത്താൻ തുടങ്ങി കരുത്തിന്റെയും വീര്യത്തിന്റെയും ആഗോള മത്സരമായ olympics ന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് മൂവായിരത്തിലധികം വർഷം മുമ്പ് ഹെർലൂയസ് വീരനായ വീരനായകനാണ് olympics

ക്രിസ്തുവിന് മുമ്പ് എഴുന്നൂറ്റി എഴുവത്തി ആറിൽ ആദ്യത്തെ olympics മത്സരങ്ങൾ ആരംഭിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഒളിംബിയ തായ്‌വരകകക്കത് താമസിച്ചിരുന്ന ഈലിയൻ വർഗക്കാരായിരുന്നു മത്സരങ്ങളുടെ നടത്തിപ്പുകാർ മത്സരങ്ങൾ ഒരു മാസം നീണ്ടു നിന്നിരുന്നു പതിനൊന്ന് മാസത്തെ കഠിന പരിശീലനത്തിന് ശേഷമാണ് athlete കൾ athlete കൾ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നത് മത്സരത്തിന്റെ നിയമങ്ങൾ കർശനമായിരുന്നു അത് ലംഗിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയും നൽകിയിരുന്നു വളരെ വാശിയേറിയ മത്സരമാണ് അക്കാലത്തും അരങ്ങേറിയിരുന്നത് boxing മല്ലന്മാർ മരിച്ചു വീഴുക പതിവായിരുന്നു ഒരിക്കൽ മത്സര ശേഷം ശരീരമാസകലം പരിക്കുമായി തിരിച്ചെത്തിയ യുളീസിസ് എന്ന മല്ലനെ ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞില്ലത്രെ പക്ഷെ യുളീസിസിന്റെ വളർത്തു നായ മാത്രം യജമാനനെ തിരിച്ചറിഞ്ഞു ഒരുവില കൊണ്ടുള്ള കിരീടമായിരുന്നു അന്ന് വിജയികൾക്കുള്ള സമ്മാനം കൂടാതെ അവർക്ക് അജീവനാന്ദം സൗജന്യ ഭക്ഷണവും വീടും നൽകുന്ന പതിവും ഉണ്ടായിരുന്നത്രെ ആദ്യകാലത്ത് സ്ത്രീകൾക്ക് മത്സരങ്ങൾ പങ്കെടുക്കുവാനോ മത്സരം കാണുവാനോ പോലും അനുവാദമുണ്ടായിരുന്നില്ല ഒരിക്കൽ മല്ലയുദ്ധ വീരനായ പീഡിയോറസ് എന്ന യുവാവ് മത്സരത്തിനെത്തി മകന്റെ മത്സരം കാണാൻ അമ്മയായ ഫെറോനിയസിനും മോഹം തോന്നി അവർ ഒരു പരിശി ഒരു പരിശീലകന്റെ കപട വേഷം ധരിച് stadium ത്തിൽ കടന്ന് കൂടി വാശിയേറിയ മത്സരത്തിൽ പീസിയോഡസ് വിജെ വിജയമായി അമ്മ ആഹ്‌ളാദത്തോടെ വേദിയിലേക്ക് ഓടിയിറങ്ങി olympics ന്റെ നടത്തിപ്പുകാർക്ക് കാര്യം പിടി കിട്ടി അവർ ആ സ്ത്രീയെ പിടിച്ചു കെട്ടി പരിപാലനമായ മാതൃത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ തന്റെ തെറ്റ് പൊറുക്കണമെന്ന് അവർ കേണപേക്ഷിച്ചു നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കു ചർ വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം അവർ വിധവയായ ഫെറോനിയസിനെ വിട്ടയച്ചു BC ഒന്നാം നൂറ്റാണ്ടോടെ പ്രാചീന olympics ന്റെ പ്രവാതം മങ്ങി മത്സരങ്ങളുടെ ആവേശം തണുത്തു

AD അഞ്ചാം നൂറ്റാണ്ടോടെ പ്രാചീന olympics ഒരോർമ മാത്രമായി പേർവിളികൾ അവസാനിച്ചു ജയബോരികൾ മുഴങ്ങി ഒളിമ്പിയ തായ്‌വര വിജനമായി അതിന് ശേഷം സംഭവ ബഹുലമായ പതിനാല് നൂറ്റാണ്ടുകൾ കടന്ന് പോയി french കാരനായ പാരൻ പിരാവു ഡി തളരാത്ത പരിശ്രമത്തിലൊടുവിലാണ് പിന്നീട് olympics മത്സരങ്ങൾ പുനരാരംഭിച്ചത് ആധുനിക olympics ന്റെ പിതാവ് എന്ന പേരിലാണ് അദ്ദേഹത്തെ ലോകം അറിയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹം പാരീസിൽ വിളിച് കൂട്ടിയ ആലോചന യോഗത്തിൽ അമേരിക്ക ഇംഗ്ലണ്ട് സ്വീസൺ സ്പെയിൻ ഇറ്റലി ബെൽജിയം ഫ്രാൻസ് ഗ്രീസ് റഷ്യ എന്ന് ഒൻമ്പത് രാജ്യങ്ങൾ പങ്കെടുത്തു

പിറവി ഡി കുബർട്ടിന്റെ ഒരടുത്ത സുഹൃത്തായ father ഡിസൂസൻ ആയിരുന്നു ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്

എന്നാൽ ലോക മഹായുദ്ധങ്ങൾ കാരണം മൂന്ന് തവണ olympics മത്സരങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട് olympics ലാണ് ഇന്ത്യ ആദ്യമായി സ്വർണ medal നേടുന്നത് olympics ലാണ് ഇന്ത്യ ആദ്യമായ് സ്വർണ medal നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഫെന്നിഗർ നയിച്ച indian hockey team

ഒരു സംഭവം ഉണ്ടായി പാലാസ്തീനിൽ തീവ്രമാ തീവ്രാദി ഉം തീവ്രവാദികൾ ഇസ്രാഈലിന്റെ പതിനൊന്ന് athlete കളെ തട്ടിക്കൊണ്ട് പോയി നിഷ്കരുണം വെടിവെച്ചു കൊന്നു ആധുനിക olympics ലെ ദുഃഖ പൂർണമായ ഒരാ ഒരധ്യായമാണ് ഈ സംഭവം വേഗതയുടെ ഈ മത്സരത്തെ കുറിച്ചു പറഞ്ഞാൽ തീരാത്തത്ര കഥകൾ ഉണ്ട് വർഷങ്ങൾ കഴിയും തോറും പുതിയ പുതിയ കഥകൾ ഉണ്ടാവുന്നു record കൾ തകർത്തപ്പെടുന്ന പുതിയ പുതിയ champion മാർ ജനിക്കുന്നു വളരെ വാശിയേറിയ മത്സരമാണ് അക്കാലത്തും അരങ്ങേറിയിരുന്നത് boxing ഇൽ മല്ലൻമാൻ മ മല്ലന്മാർ വരെ മരിച്ചു വീഴുകയും പതിവായിരുന്നു ഒരിക്കൽ മത്സര ശേഷം ശരീരമാസകലം പരിക്കേറ്റയാൾ എന്ന മഹാ മഹാനെ ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞില്ല എന്നതും ഒരു സത്യമാണ് മൂവായിരത്തിലധികം വർഷം മുമ്പ് ഹെർഗുലീസ്‌ വീരന്മാരാണ് olympics മത്സരങ്ങൾക്ക് നന്ദി അറിയിച്ചത് ഗ്രീസിലെ ഒളിമ്പിയ ഗ്രാമത്തിൽ ആരംഭിച്ച മത്സരങ്ങളായത് കൊണ്ട് തന്നെ ഇതിനെ olympics എന്ന പേരിൽ അറിയപ്പെട്ടു ക്രിസ്തുവിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ആദ്യത്തെ olympics മത്സരങ്ങൾ ആരംഭിച്ചു എന്നതാണ് കരുതപ്പെടുന്നത് ഒളിമ്പിയ തായ്‌വരയിലൂടെ

മത്സരത്തിന്റെ നിയമങ്ങൾ കർശനമായിരുന്നു അത് ലംഗിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയും നൽകി വന്നിരുന്നു ഒളിവിലാ കൊണ്ടുള്ള കിരീടമായിരുന്നു അന്ന് വിജയികൾക്കുള്ള സമ്മാനം

എന്നാൽ പിന്നീടുൾ പിന്നീടൽ പിന്നീടത് കൈവിട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി രണ്ടിൽ പതിനായിരത്തോളം athlete കൾ പങ്കെടുത്ത munich olympics ലോകമെമ്പാടും ലോകത്തെ ആകെ മുഴുവൻ നടുക്കിയ ഒരു സംഭവമായിരുന്നു

വേഗതയുടെ ഈ മത്സരത്തെ കുറിച്ചു പറഞ്ഞാൽ തീരാത്തത്ര കഥകൾ ഉണ്ട് വർഷങ്ങൾ കഴിയും തോറും പുതിയ പുതിയ കഥകൾ ഉണ്ടാവുന്നു record കൾ തകർക്കപ്പെട്ടിരുന്നു പുതിയ പുതിയ champion മാർ ല ലഭിച്ചിരു ജനിച്ചിരുന്നു സർവ്വ രാഷ്ട്ര സൗഹൃദത്തിന്റെ പ്രതീകമാണ് olympics ലോകജനതയുടെ ഹൃദയ ഐക്യമാണ് അതിന്റെ ജീവാത്മാവ് രാജ്യത്തെയും രാജ്യ അപ്പുറം മനുഷ്യരാശിയുടെ പരസ്പര സൗഹ്രദ olympicsgames ന് മനുഷ്യ സമൂഹത്തിൻറെ മുഴുവനും മഹോത്സവമാക്കി മാറ്റുന്നു സംഭവമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് olympics ലാണ് കൂടുതൽ ഉയരത്തിൽ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ശക്തിയിൽ അതായിരുന്നു olympics ന്റെ മുദ്രവാക്യം

പുനരാരംഭിച്ച ആദ്യത്തെ olympics ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഏപ്രിൽ ആറിന് ഗ്രീസിൽ ഏതന്സിലാണ് അരങ്ങേറിയത് രണ്ടാമത്തെ olympics പാരിസിൽ വെച്ചായിരുന്നു പിന്നെ നാല് വർഷം ഇടവിട്ട മത്സരങ്ങൾ തുടർന്നു എന്നാൽ ലോകമഹായുദ്ധങ്ങൾ കാരണം മൂന്നു തവണ olympics മത്സരങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട് BC ഒന്നാം നൂറ്റാണ്ടോടെ പ്രാചീന olympics ന്റെ പ്രഭാവം മങ്ങി മത്സരങ്ങൾ തകർത്തു തടുത്തു ഒടുവിൽ olympics മത്സരങ്ങൾ നിരോധിച്ചു കൊണ്ട് കല്പന പുറവെടു പുറപ്പെടുവിക്കുകയും ചെയ്തു

hello നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മുഗൾ സാമ്രാജ്യത്തെ കുറിച്ചാണ് മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ ദൈവദത്താധികാരത്തിൽ വിശ്വസിച്ചിരുന്നു ജനങ്ങളെ ഭരിക്കുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ അഭിഷ്ടപ്രകാരം നിയോഗിക്കപ്പെട്ടവരാണ് തങ്ങൾ എന്ന വീക്ഷണമാണ് അവർ വെച്ച് പുലർത്തിയിരുന്നത് രാജവംശ ചരിത്രങ്ങളുടെ രചനയിലൂടെ ഈ വീക്ഷണം അവർ കൈമാറി പോന്നു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 മുഗളന്മാരുടെ ചരിത്രമെഴുതുന്നതിനു ദിനവൃത്താന്തങ്ങൾ അനുപേക്ഷണീയമായ വിവര സ്രോ ശ്രോതസുകളാണ് മുഗൾ രാഷ്രത്തിലെ സ്ഥാപനങ്ങളെക്കുറിച്ചു യഥാർത്ഥമായ വിവരങ്ങൾ നൽകുന്ന ഒരു കലവറയാണ് ദിനവൃത്താന്തങ്ങൾ മുഗൾ ചക്രവർത്തിമാർ അവരുടെ സാമ്രാജ്യത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച ആശയങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളെക്കുറിച്ചുള്ള നയങ്ങളെക്കുറിച്ചും അവ നമുക്ക് വിവരങ്ങൾ നൽകുന്നു സാമ്രാജ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് രൂപീകരിച്ചതെന്നും ജനങ്ങളിലേക്ക് പ്രചരിച്ചതെന്നും അവ നമുക്ക് കാണിച്ചു തരുന്നു മുഗൾ എന്ന പേരിൻ്റെ ഉദ്ഭവം മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് ഇന്ന് ആ നാമം ഓർമ്മിപ്പിക്കുന്നത് സാമ്രാജ്യത്തിലെ പ്ര പ്രതാപത്തെയാണ് ഈ നാമം ആ രാജവംശത്തിലെ ഭരണാധികാരികൾ സ്വയം തെരഞ്ഞെടുത്തതല്ല

ആദ്യത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബറിന് മാതാവ് വഴി മംഗോൾ ഭരണാധികാരിയായിരുന്ന ചെങ്കിസ്ഥാനുമായി ബന്ധം ഉണ്ടായിരുന്നു തുർക്കി ഭാഷ സംസാരിച്ചിരുന്ന അദ്ദേഹം മംഗോളിയരെ അപരിഷ്കൃതരായ കൂട്ടം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്

ഇന്ത്യയിലെ അനേകം പ്രാദേശിക രാജ്യങ്ങളെ ചേർത്തു കൊണ്ടാണ് മുഗൾ സാമ്രാജ്യം രൂപീകരിച്ചത് ആക്രമണങ്ങൾ മുഗളന്മാരും പ്രാദേശിക മുഖ്യന്മാരും തമ്മിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങൾ എന്നിവയിലൂടെയാണ് അത് രൂപീകരിക്കപ്പെടുന്നത് മുഗൾ രാജവംശത്തിൽ ആദ്യത്തെ ആറ് ഭരണാധികാരികൾ മഹാന്മാരായ മുഗളന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇരുന്നൂറു വർഷത്തോളം അവർ രാജ്യം ഭരിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഹീറുദ്ദീൻ ബാബറാണ് മുഗൾ സാമ്രാജ്യത്തിലെ സ്ഥാപകനായ ബാബർ മധ്യേഷ്യയിലെ ഫർഖാന എന്ന രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു. പോരാളികളായ ഉർഫ് ബൈക്കുകൾ അദ്ദേഹത്തെ സ്വന്തം രാജ്യത്ത് നിന്നും തുരത്തി ഓടിച്ചു ആയിരത്തിഎണ്ണൂറ്റിനാല് അദ്ദേഹം കാബൂൾ കീഴടക്കുകയും അതിൻ്റെ ഭരണാധികാരികൾ ആവുകയും ചെയ്തു തൻ്റെ കുലാങ്കങ്ങളുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് ബാബറിനു പ്രദേശങ്ങളും വിഭവങ്ങളും ആവശ്യമായിരുന്നു അവ തിരഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ സ്വാഭാവികമായും ഇന്ത്യയിലേക്കു തിരിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ ഡല്‍ഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോദിയെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി പിന്നീടദ്ദേഹം രജപുത്രന്മാരെയും അഫ്‌ഗാൻകാരെയും തോല്പിക്കുകയുണ്ടായി അങ്ങനെ മുഗൾ സാമ്രാജ്യത്തിനു ഇന്ത്യയിൽ അടിത്തറ പാകാൻ ബാബറിന് സാധിച്ചു ന നസീറുദ്ദിൻ ഹുമയൂൺ ബാബറുടെ മരണ ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ നസീറുദ്ദീൻ ഹുമയൂൺ രാജാവായി അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ വ്യാപിച്ചു വ്യാപിപ്പിച്ചു എന്നാൽ അഫ്‌ഗാൻ നേതാവായ ഷേർ ഖാൻ ഹുമയൂണിനെ പരാജയപ്പെട്ടുത്തുകയും ഇന്ത്യയിൽ നിന്ന് തുരത്തുകയും ചെയ്തു ഇറാനിലെ സഫാവിദ് ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് അഭയം ലഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ചിൽ ഹുമയൂൺ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു കളെ പരാജയപ്പെടുത്തി അങ്ങനെ മുഗൾ ഭരണം ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹുമയൂൺ അന്തരിച്ചു ജലാലുദ്ദീൻ അക്ബർ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 ഭരണാധികാരിയായി ചരിത്രകാരന്മാർ പൊതുവെ കണക്കാക്കുന്നത് അക്ബറിനെയാണ് ഇതിനുള്ള കാരണങ്ങൾ പല തരത്തിലുള്ളവയാണ് അതിനുള്ള പ്രധാന കാരണങ്ങൾ അക്ബർ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെ വികസിപ്പിക്കുക മാത്രമല്ല ഏകീകരിക്കുകയും ചെയ്തു അക്കാലത്ത് ഏറ്റവും വിപലവും ശക്തവും സമ്പന്നവുമായ ഒരു സാമ്രാജ്യമായി അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞു ഹിന്ദുകുഷ് പർവത നിരകൾ വരെ മുഗൾ സാമ്രാജ്യത്തിന്റെ അതിരുകൾ വ്യാപിപ്പിക്കാൻ അക്ബറിന് കഴിഞ്ഞു തുറാനിലെ ഉഫ്ബൈക്കുകളുടെയും ഇറാനിലെ സഫാവിദുകളുടെയും വ്യാപന പദ്ധതികളെ തടഞ്ഞു തടഞ്ഞുനിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു അക്ബറിനെ പ്രാപ്തരായ മൂന്ന് പിൻഗാമികൾ ഉണ്ടായി ജഹാംഗീറും ഷാജഹാനും ഔറംഗസേബും അവർ വ്യത്യസ്ത സ്വഭാവമുള്ള ഭരണാധികാരികളായിരുന്നു സാവധാനത്തിൽ ആണെങ്കിലും അവിടെക്കെയും സാമ്രാജ്യത്തിന് വ്യാപനം തുടർന്നു പോന്നു ഭരണത്തിൻ്റെ വിവിധ ഘടകങ്ങൾ നിലനിർത്താനും ഏകോപിപ്പിക്കാനും ഈ മൂന്ന് ഭരണാധികാരികൾക്ക് സാധിക്കുകയും ചെയ്തു പതിനാറും പതിനേഴും നൂറ്റാണ്ടുകൾ മുഗൾ ഭരണാധികാരികള്‍ ശക്തമായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തി അതിനു വ്യക്തമായ ഘടനയും സ്ഥാപനങ്ങളും അവർ രൂപികരിച്ചു കാര്യക്ഷമവും ഫലപ്രദവുമായ ഭരണ ഭരണരീതികൾ നികുതി സംവിധാനം എന്നിവ അതിൻ്റെ ഭാഗമായിരുന്നു

ഉപഭൂഖണ്ഡത്തിലെ വ്യത്യസ്ത പാരമ്പര്യങ്ങളെ അനുരഞ്ജിക്കപ്പെടുന്നതിന് മുഗളന്മാർ പരിശ്രമിച്ചു ഇതിനായി വളരെ ബോധപൂർവ്വം ഒരു നയം അവർ ആവിഷ്കരിക്കുകയും ചെയ്തു ഈ നയത്തെയും സൈനികശക്തിയെയും സമന്വയിപ്പിക്കാനും അവർ ശ്രമിച്ചു ഇതായിരുന്നു മുഗളന്മാരുടെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിസ്ഥാനം ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഔറംഗസേബ് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണത്തിനുശേഷം മുഗൾ രാജവംശത്തിലെ പതിമൂന്നു ഭരണാധികാരികൾ സാമ്രാജ്യം ഭരിക്കുകയുണ്ടായി അവരെ പിൽക്കാല മുഗളന്മാർ എന്നാണ് പൊതുവേ വിളിക്കുന്നത് ഇവരുടെ ഭരണകാലത്ത് രാജവംശത്തിൻ്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി കേന്ദ്രാധികാരം ദുർബലമായതോടെ പ്രാദേശിക ഭരണാധികാരികൾ കൂടുതൽ സ്വയംഭരണം കൈവശപ്പെടുത്തുകയും വിദേശി ആക്രമണങ്ങൾ തടയുന്നതിലും പിൽക്കാല മുഗളന്മാർ പരാജയപ്പെട്ടു മുഗളമാരുടെ സാമ്രാജ്യം ശിഥിലീകരിക്കപ്പെടുകെങ്കിലും മുഗൾ ഭരണാധികാരികളുടെ പ്രതാപവും പൊലിമയും നഷ്ടപ്പെടുന്നില്ല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 മുഗൾ ചക്രവർത്തിമാരുടെ കൽപ്പന പ്രകാരം കൊട്ടാര ചരിത്രകാരന്മാരാണ് ദിനവൃത്താന്തങ്ങൾ എഴുതിയിരുന്നത് ഈ ഗ്രന്ഥങ്ങൾ മു മുഗൾ ഭരണാധികാരികളുടെ നേട്ടങ്ങളെകുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്

ദിനവൃത്താന്തങ്ങളുടെ രചനയ്ക്കു പുറകിലുള്ള ഒരു പ്രധാന ലക്ഷ്യം ഒരു പ്രബുദ്ധ രാജ്യത്തിൻ്റെ വീക്ഷണം അതിന്റെ കുടക്കീഴിൽ വരുന്നവർക്ക് എത്തിക്കുക എന്നതായിരുന്നു മുഗൾ ഭരണത്തിന്റെ പ്രതിയോഗികൾക്ക് അവരുടെ ചെറുത്തു നിൽപ്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 ദിനവൃത്താന്തങ്ങളുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം മുഗൾ ദിനവൃത്താന്തങ്ങൾ എഴുതിയിരുന്നത് persian ഭാഷയിലാണ് ഡൽഹി സുൽത്താൻ മാരുടെ കീഴിൽ persian ഭാഷ ഹിന്ദാബിയെ പോലെയുള്ള ഒ

സത്തായി തുർക്കികളായിരുന്നു അതിനാൽ അവരുടെ മാതൃഭാഷ തുർക്കി ആയിരുന്നു ആദ്യത്തെ മുഗൾ ഭരണാധികാരിയായ ബാബ് ബാബർ കവിതകളും സ്മരണകളും രചിച്ചത് ഈ ഭാഷയിലാണ് എന്നാൽ പിൽക്കാലത്ത് തുർക്കി ഭാഷയുടെ സ്ഥാനം persian കയ്യടക്കി അക്ബറുടെ ഭരണകാലത്ത് മുഗൾ രാജധാനിയിലെ മുഖ്യ ഭാഷയായി persian പ്രഖ്യാപിക്കപ്പെട്ടു ഇറാനുമായുള്ള സംസ്കാര വൈശനിക ബന്ധങ്ങൾ persian ഭാഷ സ്വീകരിക്കാൻ ചക്രവർത്തിയെ പ്രേരിപ്പിച്ചതാകുമെന്നു കരുതപ്പെടുന്നു മുഗൾ രാജധാനിയിൽ ഒരു സ്ഥാനമാ സ്ഥാനമാനങ്ങൾ തേടിക്കൊണ്ട് ഇറാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നുമൊക്കെ കുടിയേറ്റക്കാരുടെ പ്രവാഹം ഈ ഭാഷ സ്വീകരിക്കാൻ ചക്രവർത്തിയെ പ്രേരിപ്പിച്ചു സാമ്രാജ്യത്തിൽ ഒരു പ്രധാന ഭാഷയായി persian ഉയർത്തപ്പെട്ടു ഈ ഭാഷയിൽ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 ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത് ഉപയോഗിക്കപ്പെട്ടു അതിനാൽ കണക്കെഴുത്തുകാരും ഗുമസ്ഥന്മാരും മറ്റു ഉദ്യോഗസ്ഥരും അത് അഭ്യസിച്ചു ഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിരുന്ന ജനങ്ങളും persian ഭാഷ ഉപയോഗിച്ചു persian ഭാഷ persian പദസഞ്ചയവും ശൈലികളും രാജസ്ഥാനിലും മറാത്തിയിലും തമിഴിലും ഉള്ള ഉദ് ഉദ് ഔദ്യോഗിക രേഖകളുടെ ഭാഷ ശക്തമായി സ്വാധീനിച്ചു persian ഭാഷ പ്രാദേശിക ശൈലികളെ സ്വാംശീകരിച്ചു കൊണ്ട് ക്രമേണ ഭാരതീയവൽക്കരിക്കപ്പെട്ടു persian നും ഹിന്ദാവിയും തമ്മിലുള്ള സാമന്യയം ഉറുദു എന്ന ഒരു പുതിയ ഭാഷക്ക് ഉത്ഭവത്തിന് വഴിയൊരുക്കി

മഹാഭാരതം രാമായണം എന്നിവ പോലെയുള്ള സംസ്‌കൃത ഗ്രന്ഥങ്ങളുടെ persian ഭാഷകൾ തയ്യാറാക്കാനും മുഗൾ ചക്രവർത്തിമാർ അധികാരപ്പെടുത്തിയിരുന്നു മഹാഭാരതം

ഞാനിതിവിടെ നിർത്തുന്ന. നന്ദി. നമസ്കാരം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

എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങക്കെല്ലാർക്കും

എല്ലാർക്കും പനിയൊക്കെ അല്ലെ പനിയൊക്കെ കുറഞ്ഞോ ആഹ് പനിയൊക്കെ കൊറഞ്ഞു എല്ലാർക്കും ഇപ്പൊ ആഹ് കൊ കൊറഞ്ഞു പിന്നെ എൻ്റെ അനിയന് എന്തോ അവനുപിന്നെ ഏർ ഒരാഴ്ചതോളം പനിയൊക്കെ നീണ്ടു നിന്നു പിന്നെ doctor ൻ്റെടുത്തൊക്കെ പോയി പിന്നെ doctor കൊറേ മരുന്ന് എല്ലാം കൊടുത്തു പിന്നെ school ൽ എല്ലാം miss ആയി അങ്ങനെ രണ്ടു കൊറേ class ഒക്കെ miss ആയി പിന്നെ

പിന്നെ അവനു മരുന്നൊക്കെ കുടിക്കാൻ മടിയാണ് അവൻറ്റടുത്തു നാന്നായിട്ട് fruits കഴിക്കണംന്ന് പറയനെറ്റോ നമ്മളാരോഗ്യം ശ്രദ്ധിച്ചാല് നമ്മളസുഖം നമ്മ പെട്ടന്ന് മാറുള്ളു ഇന്ന് immunity ടെ കൊറവൊണ്ടാണ് main ആയിട്ട് അസുഖങ്ങൾ വരുന്നത് നമുക്കൊരു പരിധി വരെ നമ്മള് നല്ലൊരു biology students ആയോണ്ട് നമുക്കറിയ ഒരു പരിധി വരെ നല്ല food ഒക്കെ കഴിക്കാണെങ്കി നമുക്ക് എല്ലാ അസുഖങ്ങളെയും നിക്കാൻ പറ്റും അപ്പൊ നന്നായിട്ട് food കഴിക്കാൻ പറയണം correct സമയത്തിന് ഭക്ഷണം കഴിക്കണം ഭക്ഷണം എപ്പോഴെങ്കിലും കഴിച്ച പോരാ correct സമയത്തിന് തന്നെ നല്ല ഭക്ഷണം നോക്കി കഴിക്കണം ആഹ് അവനു ഭക്ഷണം കഴിക്കാനും മടിയാണ് കാരണം ഭക്ഷണവും കൊറച്ചേ അവൻ കഴിക്കത്തുള്ളൂ വളരെ കൊറച്ചേ അവൻ കഴിക്കത്തുള്ളൂ എൻ്റെ ഏറ്റവും ഇളയ അനിയൻ കഴിക്കുന്നത്ര ഭക്ഷണക്കെയാണ് അവൻ കഴിക്കുന്നതിപ്പോഴും

നമ്മളവൻ്റെ അടുത്ത് പറയും immunity ആഹ് power ൻ്റെ കൊറവാണു പക്ഷെ എന്നാലും അവൻ കേട്ടാലും അവൻ പഴം അങ്ങനത്തെ ആ fruits ഒന്നും കഴിക്കത്തില്ല fruits ഒക്കെ നന്നായിട്ട് കഴിക്കണം അപ്പൊ നമ്മളെ അസുഖോക്കേ പെട്ടന്ന് ന്നെ മാറും അപ്പൊ അതെല്ലാം നമ്മള് ആഹ് എല്ലാം പറയും പക്ഷെ എന്നിട്ട് അവനു ആ ഒരു വല്യ ഇതൊന്നുമില്ല അപ്പോൾ ഇപ്പൊ നീ workout ഒക്കെ ചെയ്യാറുണ്ടോ ഇപ്പോളും ആഹ് ഇപ്പോൾ ആഹ് exam ൻ്റെ സമയത്തു ഒന്നുംചെയ്യാത്തില്ലായിരുന്നു ഇപ്പൊ ആഹ് പിന്നിം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 marshel arts ഒക്കെ പഠിക്കണംന്നു വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെപ്പോഴും നമ്മള് physically fit ആക്കി വെച്ചിരുന്നാലേ mentally ഉം fit ആയിട്ടിരിക്കാൻ പറ്റത്തൊള്ളൂ നമ്മളാരോഗ്യം ഭയങ്കര important ആ ആരോഗ്യം നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടൊ ആഹ് ഇതിനൊക്കെ കൂടുതൽ ഈ team work ആയിട്ടുള്ളവരേ കളികള് അതൊക്കെ കളിക്കമ്പോളത്തേക്കും കൂടുതൽ നമ്മക്ക് mentally യും വല്യ കൊഴപ്പൊന്നുമില്ലെരിക്കും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 dengue fever വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെല്ലാർക്കും വന്നിട്ടുണ്ട എനിക്കും ചേട്ടനു ആയിരുന്നു വന്നത് അപ്പൊ ആ സമയത് അച്ഛൻ കൊറേ fruits ഈ കിവിയൊക്കെ ഉണ്ടല്ലോ കിവിയൊക്കെയാണ് കൂടുതല് കഴിച്ചത് അച്ഛനും മാമനും മാമിയുമൊക്കെ കൊണ്ടുവന്നു കൊറേ fruits നമ്മളിങ്ങനെ കഴിച്ചു

നമ്മക്ക് maintain ചെയ്യണം ന്നു ആഗ്രഹമുണ്ടെങ്കി ഏറ്റവും important ആയിട്ട് ചെയ്യേണ്ടഒരു കാര്യമാണ്‌ നല്ല രീതിക്ക് വെള്ളം കുടിക്കണം food കഴിക്കണം വെള്ളം കുടിക്കണം നല്ല important ആ ഒരു ആഹ് വെള്ളോ ആണ് ഏർ main ആയിട്ട് കുടിക്കേണ്ടത് നമ്മക്ക് ആഹ് വെള്ളം പിന്നെ orange juice അങ്ങനത്തെ ഓരോ juice ഒക്കെ കുടിക്കണം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

ഈ school ലു കൊണ്ടുപോണ full വെള്ളം നീ കുടിച്ചിട്ട് എന്നയ വരുന്നത്

എല്ലാ ദിവസും കുടിക്കണം ഞങ്ങക്ക് school ൽ ആണെങ്ങി regular class ഉണ്ടായിരുന്ന സമയത്തു teacher ഒരു കുട്ടീനെ വെച്ച് രണ്ടു പിള്ളേരെ വെച്ചിട്ടുണ്ടായിരുന്നു descipline leaders അവിടെ നമുക്ക് നമ്മളെല്ലാരും food കഴിച്ചോ വെള്ളം കുടിച്ചോ ന്നു കാരണം ഏറ്റവും important നമ്മള് പഠിക്കു ആണെങ്കില് നമ്മള് പഠിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മക്ക് നന്നായിട്ട് ഓർമ നിക്കണെങ്കിൽ പോലും നമ്മള് നല്ല food കഴിക്കണം നല്ല toppers ഒക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്ത് ചെയ്തിട്ടും

ഒരു ഒരു one hour നു മുമ്പ് ഒരു കൊറച്ച് coffee ഇപ്പോ ഒരു coffee ടെ മുട്ടായി കഴിക്കാണെങ്കിലോ ഒരു coffee കുടിച്ചിട്ട് കേറൂആണെങ്കിലോ exam നു നല്ല നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല ഓർമയുണ്ടാകും നമ്മുടെ brain ഒന്ന് active ആവും ആ coffee വെള്ളവും കുടിക്കുമ്പോ നമുക്ക് health ഇപ്പൊ എത്ര പഠിക്കാനുണ്ടെങ്കിലും നമ്മള് പഠിച്ചു കഴിഞ്ഞിട്ടൊരു അറ മണിക്കൂർ നേരത്തെ പഠിപ്പ് നിർത്തീട്ട് നമ്മള് ആഹ് എന്തെങ്കിലും ഒരു ഇത് കഴിച്ചിട്ട് വേണം നമ്മള് exam നു വേണ്ടീട്ട പോകു നിർബന്ധയിട്ടും കഴിച്ചു എങ്കിലുമാത്രേ നമ്മളെ brain നന്നായിട്ട് work ചെയ്യുള്ളു ആഹ് brain നു ഏർ കൂടു main ആയിട്ട് വേണ്ടതീ brain activate ചെയ്യണം അതൊക്കെയാണ്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 അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾ ഇത്ര സമയം വരെ നിർബന്ധമായിട്ടും food ഒക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു ഉറങ്ങിയിരിക്കണം ന്നുകൂടെ ഉണ്ടല്ലോ നമ്മളെല്ലാം ആളുകൾ കുറച്ചു വലുതായ ആളുകളൊക്കെ എട്ട് മണിക്കൂർ ഉറങ്ങണം അല്ലാതെ കുറച്ചു ചെറിയ ആളുകൾ കൂടുതൽ സമയം ഉറങ്ങണം ന്നുണ്ടല്ലോ അതുകൊണ്ട് നല്ല രീതിക്ക് food ഒക്കെ കഴിച്ചിട്ടു നമ്മൾ ഉറങ്ങണം കൃത്യസമയത്ത് കിടന്നിട്ട് രാവിലെ എണീക്കണം അല്ലാണ്ട് താമ നല്ല താമസിച്ച് കിടന്നിട്ട് നല്ല താമസിച്ചു എണീക്കണം എന്നല്ല രാ നേരത്തെ കിടന്നിട്ട് രാവിലെ എണീക്കണം അങ്ങനെയാണ് നമ്മുടെ നല്ലൊരു good habit നമ്മളെ ജീവിതത്തി ഉണ്ടാകാൻ വേണ്ടിട്ടു എം ഏർ പിന്ന main ആയിട്ട് വന്ന punctuality അതൊക്ക എല്ലാ കാര്യങ്ങളും നമ്മള് up to date എങ്കിലും ആക്കി വയ്ക്കാൻ നോക്കണം update ആക്കാൻ പറ്റുവാണെങ്കി അത്രയും നല്ലത് അതിനൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഊർജ്ജസ്വതയോ ഊർജ്ജ ത്തോടെ ചെയ്യണം എന്നുണ്ടെങ്കി നമുക്ക് physically നമ്മൾ fit യിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ brain നന്നായിട്ട് work ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുലു ഇപ്പോ ഒരുപാട് അസുഖങ്ങൾ ഇപ്പൊ നമ്മൾ community health centre ൽ ഒക്കെ പോയി നോക്കിയാൽ എല്ലാ ആളുകൾക്കും vitamins proteins ൻ്റെ ഒക്കെ lack കാരണം കാരണം ഇവര് നന്നായിട്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ട് count കുറഞ്ഞു പനിയും അങ്ങനെ urinary infection അങ്ങനെ പല പല അസുഖങ്ങള് വരുന്നത് അതുകൊണ്ടാണ് അതിപ്പോ നമുക്ക് അത് അങ്ങനെഎന്തെങ്കിലും ഒരു അസുഖം നമ്മക്ക് ഭക്ഷണം ഉണ്ടായിരുന്നിട്ടു പോലും നമ്മൾ നേരം correct അത് maintain ചെയ്ത് കഴിക്കേണ്ട സമയത്ത് കഴിക്കാതിരുന്നാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുകയും നമ്മുടെ ഒരുപാട് പൈസ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതൊക്കെ വേണം നന്നായിട്ട് ശ്രദ്ധിക്കാം നമ്മള് നോക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കുന്നത് നിൻ്റെ അനിയനും ഈ ഇടയ്ക്ക് വലിയ വയ്യാതായില്ലേ അവനും urine ഉം blood ഉം ഒക്കെ test ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ അതെ urine ഉം blood ഉം ഒക്കെ test ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവന്

നമ്മളെ healthy ആയിട്ട് കാര്യങ്ങൾ നല്ല healthy യായിട്ട് എപ്പോഴും ജീവിക്കാം കുറേക്കാലം നമുക്ക് ജീവിക്കാ രാവിലെ എന്താ food എന്ത് food കഴിക്കാന രാവിലെ prefer ചെയ്യുന്നേ നല്ല healthy ആയിട്ട് അങ്ങനെയൊന്നുമില്ല വീട്ടില് ഏർ ഓരോ ദിവസവും ഓരോരോ food ഇപ്പോൾ ഒരു ദിവസം ദോശയാണെങ്കിൽ അടുത്ത ദിവസം അപ്പം പുട്ട് അങ്ങനത്തെയൊക്കെ തന്നെയാണ് കഴിക്കുന്നേ

പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ oats ഒക്കെ കുടിക്കും oats ഒക്കെ കുടിക്കുന്നത് നല്ലതെന്ന് എന്തെങ്കിലും oats വല്ല fruits ഒക്കെ ആഹ് fruits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 salad ഒക്കെ കഴിക്കും പിന്നെ മറ്റേ വീട്ടിൽ തന്നെ veg ആയിട്ട് മറ്റേ bread ന് bread sanvich അതേപോലെത്തെ കാര്യങ്ങളൊക്ക

അതിന് taste കാണൂല അത് വേറൊരു സത്യം കാരണം കുറച്ച് ന്ന ആഹ് ഒരുപാട് ഉപയോഗിക്കരുത് കുറച്ചു മാത്രം ഉപയോഗിച്ചിട്ട് കൂടുതൽ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 ഒരു ദിവസം തന്നെ മൂന്നു litre minimum മൂന്നു litre വെള്ളം കുടിക്കണം maximum കൊറ കുറക്കുകയും ചെയ്യരുത് കൂട്ടും ചെയ്യരുത് എല്ലാവരും neutral ൽ കൊണ്ടുപോണം അതുപോലെ ഈ നല്ല cholesterol ളൊക്കെ ഉള്ള ആളുകളും പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ sugar ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ്ഒക്കെ ആവുമ്പോ sugar വരുന്ന ആളുകളാണ് അങ്ങനെയുള്ള വരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് healthy ആയിട്ടിരിക്കണമെങ്കിൽ sugar കുറയ്ക്കാൻ നോക്കണം ചില ആളുകൾക്ക് hereditary ആയിട്ട് കിട്ടും cholesterol ഒക്കെ ഉള്ളവരുണ്ട് അങ്ങനെ നമുക്കൊന്നും ചെയ്യാനില്ല എങ്കിൽ നമ്മള് എത്രത്തോളം നമ്മുടെ ആഹ് food food habits ഒക്കെ control ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം control ചെയ്ത് നമ്മൾ health നന്നാക്കി വയ്ക്കാൻ നോക്കണം

രാത്രി എപ്പോഴാണ് food കഴിക്കാറ് രാത്രി ഒരു എട്ട് എട്ടര ആ ഒരു സമയത്ത് എട്ടരയ്ക്കുള്ളിൽ കഴിക്കും